Javaയിലെ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ഓസ് ജാവ ഡെവലപ്പ്മെന്റ് എൻവൈറൻമെന്റ് 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് Javaയിൽ കൺസ്ട്രക്ടർ സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
എന്താണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്
ഒരു classൽ ഒന്നിലധികം കൺസ്ട്രക്ടർസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അവ parametersന്റെ എണ്ണത്തിലോ ടൈപ്പിലോ വ്യത്യസ്ഥമായിരിക്കണം
ഇപ്പോൾ കൺസ്ട്രക്ടർ എങ്ങനെ ഓവർലോഡ് ചെയ്യാമെന്ന് നോക്കാം
eclipseൽ രണ്ട് വേരിയബിളുകളും ഒരു methodഉം ഉള്ള സ്റ്റുഡെന്റ് എന്ന ക്ലാസ്സ് ഉണ്ട്
ആദ്യമായി ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ സൃഷ്ടിക്കുന്നു
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് പരാൻതീസിസിനുള്ളിൽ ഇന്റ് നംബർ കോമ്മ സ്ട്രിംഗ് the name കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക roll number ഐഎസ് ഇക്വൽ ടോ നംബർ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
ഈ constructorനെ കാൾ ചെയ്യാം
അതിനായി മെയിൻ methodൽ ടൈപ്പ് ചെയ്യുക ന്യൂ സ്റ്റുഡെന്റ് പരന്തീസസ് സെമി കോളൻ ഒരു എറർ കാണുന്നു കൺസ്ട്രക്ടർ സ്റ്റുഡെന്റ് ഐഎസ് അണ്ടഫൈൻഡ്
എന്തെന്നാൽ നമ്മൾ രണ്ട് പാരാമീറ്റർസ് ഉള്ള കൺസ്ട്രക്ടർ ആണ് ഡിഫൈൻ ചെയ്തത്
എന്നാൽ നമ്മൾ കാൾ ചെയ്യുന്നത് പാരാമീറ്റർസ് ഇല്ലാത്ത constructorനെയാണ്
അതായത് നമ്മൾ ആർഗുമെന്റ്സ് പാസ് ചെയ്യണം
പരാൻതീസിസിനുള്ളിൽ ടൈപ്പ് ചെയ്യുക 22 കോമ്മ ഡബിൾ quotesൽ റാം
എറർ തിരുത്തപ്പെട്ടതായി കാണാം
മെത്തോട് കാൾ ചെയ്യാം
അതിനായി newന് മുൻപ് ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് s ഐഎസ് ഇക്വൽ ടോ ന്യൂ സ്റ്റുഡെന്റ്
ഇപ്പോൾ ഒബ്ജക്ട് s ഉപയോഗിച്ച് studentDetail എന്ന മെത്തോട് കാൾ ചെയ്യുന്നു
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ 22ഉം Ramഉം കാണാം
ഇപ്പോൾ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് പരന്തീസസ് കർലി ബ്രാക്കറ്റിനുള്ളിൽ roll number ഐഎസ് ഇക്വൽ ടോ 0 നാമെ ഐഎസ് ഇക്വൽ ടോ ഡബിൾ quotesൽ ഹൈപ്പൻ
അതായത് ഒരു പേരും ഇല്ല
ഇപ്പോൾ പാരാമീറ്റർസ് ഇല്ലാത്ത കൺസ്ട്രക്ടർ കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് സ്1 ഐഎസ് ഇക്വൽ ടോ ന്യൂ സ്റ്റുഡെന്റ് പരന്തീസസ് സെമിക്കോളൻ
നമ്മൾ പാരാമീറ്റർ ഇല്ലാതെ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടുള്ളതിനാൽ ഇപ്പോൾ ഒരു എററും കാണുന്നില്ല
എന്നിട്ട് സ്1 ഡോട്ട് സ്റ്റുഡെന്റ്ഡേറ്റൈൽ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കാൾ ചെയ്യപ്പെടുമ്പോൾ zeroഉം ഡാഷ് കാണുന്നു
ഇതാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്
നമുക്ക് വ്യത്യസ്ഥ പാരാമീറ്റർ ഉള്ള രണ്ട് കൺസ്ട്രക്ടർ ഉണ്ട്
രണ്ട് constructorന്റേയും പേര് ഒന്ന് തന്നെയാണ്
എന്നാൽ parameterന്റെ എണ്ണവും ടൈപ്പിനും അനുസരിച്ച് കൺസ്ട്രക്ടർ കാൾ ചെയ്യപ്പെടുന്നു
കൺസ്ട്രക്ടർ overloadingന്റെ പ്രയോജനം എന്താണെന്ന് നോക്കാം
രണ്ട് പാരാമീറ്റർസ് ഉള്ള കൺസ്ട്രക്ടർ കാൾ ചെയ്യണമെന്ന് കരുതുക
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് s3 ന്യൂ Student പരാൻതീസിസിനുള്ളിൽ ആദ്യം നാമെ ആർഗുമെന്റ് പിന്നെ റോൾ നംബർ നൽകുന്നു എന്ന് കരുതുക
എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
ഡബിൾ quotesൽ രാജു കോമ്മ 45 ഒരു എറർ കാണുന്നു കൺസ്ട്രക്ടർ സ്റ്റുഡെന്റ് വിത്ത് തെ പാരാമീറ്റർ സ്ട്രിംഗ് കോമ്മ ഇന്റ് ഐഎസ് അണ്ടഫൈൻഡ്
ഈ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് പരാൻതീസിസിനുള്ളിൽ സ്ട്രിംഗ് the name കോമ്മ ഇന്റ് r no ഇവിടെ ആദ്യത്തെ പാരാമീറ്റർ stringഉം രണ്ടാമത്തേത് intഉം ആണ്
എന്നിട്ട് കർലി ബ്രാക്കറ്റിനുള്ളിൽ roll number ഐഎസ് ഇക്വൽ ടോ r no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
പ്രോഗ്രാം സേവ് ചെയ്യുക
ഇപ്പോൾ എറർ തിരുത്തപ്പെട്ടതായി കാണാം
മെത്തോട് കാൾ ചെയ്യാം
സ്3 ഡോട്ട് സ്റ്റുഡെന്റ്ഡേറ്റൈൽ
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ 45ഉം Rajuഉം കാണുന്നു
അതായത് ഇവിടെ കൺസ്ട്രക്ടർ കാൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന parametersനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല
എന്തെന്നാൽ നമ്മൾ വിവിധ പാരാമീറ്റർസ് ഓട് കൂടിയ ഒന്നിലധികം കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്
അതിനാൽ ശരിയായ കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യപ്പെടുന്നു
ഇപ്പോൾ ഒരു പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ കൂടി ഡിഫൈൻ ചെയ്യാം
അതായത് റോൾ നംബർ
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് പരാൻതീസിസിനുള്ളിൽ ഇന്റ് നം
കർലി ബ്രാക്കറ്റിനുള്ളിൽ roll number ഐഎസ് ഇക്വൽ ടോ നം നാമെ ഐഎസ് ഇക്വൽ ടോ നോ നാമെ ഇപ്പോൾ കൺസ്ട്രക്ടർ കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് സ്4 ഐഎസ് ഇക്വൽ ടോ ന്യൂ സ്റ്റുഡെന്റ് ഇപ്പോൾ 61 എന്ന ഒറ്റ ആർഗുമെന്റ് പാസ് ചെയ്യുന്നു
എന്നിട്ട് സ്4 ഡോട്ട് സ്റ്റുഡെന്റ്ഡേറ്റൈൽ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ റോൾ നംബർ 61 എന്നും നാമെ നോ നാമെ എന്നും കിട്ടുന്നു
ന്യൂ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശരിയായ ഓവർലോഡ് കൺസ്ട്രക്ടർ കാൾ ചെയ്യപ്പെടുന്നത് കാണാം
Parametersന് അനുസരിച്ച് ശരിയായ കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യപ്പെടുന്നു
ഇങ്ങനെയാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് ചെയ്യുന്നത്
ഇവിടെ പഠിച്ചത് കൺസ്ട്രക്ടർ overloadingനെ കുറിച്ച് കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുന്നതും അതിന്റെ ഉപയോഗവും
അസൈൻമെന്റ് എംപ്ലോയി classൽ ഒന്നിലധികം കൺസ്ട്രക്ടർസ് സൃഷ്ടിച്ച് കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്